ഹലോ ഷഹനാ സുഖമല്ലേ ഞാൻ വ്യവസായ വ്യവസായമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ച് എനിക്ക് ചെറിയ സംശയങ്ങൾ ഉണ്ട് അത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് ട്ടോ ഒരു വ്യവസായ സംരംഭങ്ങൾ നമ്മൾ എങ്ങിനെയാണ് ആരംഭിക്കേണ്ടത് ആഹാ ആ സുഖംതന്നെ നന്നായിട്ട് പോണു ആ ആ പറയു പറയു. ഒരു വ്യവസായ സംരംഭം എങ്ങനെ തുടങ്ങാന്ന് വെച്ചാല് ഒരു വ്യവസായം തുടങ്ങാൻ പലർക്കുമുള്ള തടസ്സം എന്താ അതായത് ഉൽപ്പന്നത്തെ സംബന്ധിച്ചിട്ടുള്ള ആശയദാരിദ്ര്യം അല്ലെങ്കിൽ ആശയമില്ലായ്മയാണ് ഇന്ന് പലർക്കും വ്യവസായം തുടങ്ങാനുള്ളൊരു തടസ്സമായിട്ട് നിക്കുന്നത്.

അതായത് എന്തുല്പാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എവടെ ഉത്പാദിപ്പിക്കണം എപ്പോളുല്പാദിപ്പിക്കണം. ഈ ഒരു നാല് ചോദ്യങ്ങൾക്ക് ഏഹ് ഉത്തരം നമ്മടെ ഉള്ളില് ലഭിച്ചാല് നമ്മക്ക് എങ്ങനെ തുടങ്ങാന്നുള്ളത് നമുക്ക് തന്നെ തീ മനസ്സിലാകും. അപ്പ അതിന് നമുക്കിപ്പോ ധാരാളം ഏ സംവിധാനങ്ങളുണ്ട് ഇപ്പോ അറിവുള്ളവരോട് ചോദിക്കാം അല്ലെങ്കിലിപ്പോ വ്യാപാരികളോട് ചോദിക്കാം വ്യവസായ വകുപ്പ് ഓഫീസർമാരോട് ചോദിക്കാം അതുപോലെതന്നെ ഇപ്പോൾ ഇൻറർനെറ്റ് വഴിയും അതിനെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങള് നമ്മക്ക് ലഭിക്കും.അപ്പൊ ഈയൊരു നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മടെ ഉള്ളില് ലഭിച്ചാല് നമ്മക്ക് ആർക്കും വ്യവസായ സംരംഭം തുടങ്ങാൻ പറ്റും. എന്തിൻ്റെ വ്യവസായം ആണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു സംശയം എല്ലാവരുടേം ഉള്ളിൽ ഉണ്ടാവും അത് എങ്ങിനെയാണ് നമ്മൾ പരിഹരിക്ക അതെ എന്തു ഉൽപ്പാദിപ്പിക്കണംന്നുള്ളത് എല്ലാർടെ ഉള്ളിലും വരുന്ന ഒരു സംശയം തന്നെയാണ്. അപ്പൊ എന്തു ഉൽപ്പാദിപ്പിച്ച് വിൽക്കണം അപ്പൊ അതിനൊരു ഉത്തരം ലഭിക്കുമ്പോൾ തന്നെ ഒരാള് വ്യവസായ സംരംഭകനായി തീരും. എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോ ഇതിനുത്തരം കണ്ടെത്താൻ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം ഒന്ന്ന്ന് പറഞ്ഞാല് ആവശ്യാനുഷ്ഠിതം അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മള് ഉൽപ്പാദിപ്പിക്കണം. രണ്ടാമത്തെന്ന് പറഞ്ഞാല് വിഭവാധിഷ്ഠിതമായിരിക്കുക അതായത് നമുക്ക് ചുറ്റും ലഭ്യമാകുന്നതും അല്ലെങ്കിൽ പ്രാദേശികമായി ലഭ്യമാകുന്നതുമായിട്ടുള്ള സംസ്കൃത പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്‌ നമുക്ക് ഉൽപാദനം നടത്താം. ആ അതായതിപ്പം ജനങ്ങള് കൂടുതല് ഉപയോഗിക്കുന്ന ഉൽപ്പന്നം ഏതെന്ന് അന്യോഷിക്കണം നമ്മളാദ്യം അപ്പൊ അത്തരം ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് കൂടുതൽ ആവശ്യക്കാർ ഉണ്ടാകുംന്നുണുള്ളത് നമുക്കറിയാം അപ്പൊ അതിനെന്താകും വിപണന സാധ്യതയും വളരെ കൂടുതലായിരിക്കും അപ്പൊ ആ ആവശ്യക്കാര്കൂടെക്കൂടെ വാങ്ങുന്നത് ഉത്പാദിപ്പിച്ച് വിറ്റാൽ അത് നമുക്ക് നല്ല വിപണനം ഉറപ്പാക്കാൻ സാധിക്കും. പിന്നേ രണ്ട് ഒരിക്കൽ ഒരു ഉൽപ്പന്നം വാങ്ങിയാൽ അതുപയോഗിച്ച് വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയാണെങ്കിൽ ആ ഒരു ഉപഭോക്താവ് പിന്നീട് അത് ആ വളരെ കാലത്തിനുശേഷം മാത്രവേ അത് വാങ്ങുകയുള്ളൂ

ലൈഫില്ലാത്തത് ആളുകള് കൂടെക്കൂടെ വാങ്ങും ലൈഫുള്ള ഉല്പന്നങ്ങള് കൂടെക്കൂടെ വാങ്ങാൻ നിക്കില്ല അപ്പൊ ഇതിനെ രണ്ടിനെയും ആശ്രയിച്ചിട്ടാണ് നമ്മടെ വിപണന സാധ്യത നമുക്ക് ഒറപ്പിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ പറഞ്ഞ വസ്തുക്ക വസ്തുതകളുടെയൊക്കെ അടിസ്ഥാനത്തില് ചിന്തിക്കുക അതുപോലെതന്നെ യോജിച്ച ഉൽപ്പന്നം തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ വ്യവസായ സംരംഭത്തിന് വിവിധ ഘടകങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് അതായത് പ്രധാനായിട്ടും അഞ്ച് ഘടകങ്ങളാണ് നമ്മള് ആ ഈ വ്യവസായ സംരംഭത്തിന് വേണ്ടതായിട്ടുള്ളത്. അതിനതായത് മനുഷ്യശക്തി, ഉൽപ്പന്നം നിർമിക്കാനാവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾക്ക് പിന്നെ പദാർത്ഥത്തെ രൂപഭേദം വരുത്താനുള്ള യന്ത്രസാമഗ്രികള്, ഉപകരണങ്ങള്, പിന്നെ മുതൽ മുടക്കുന്നതിനുള്ള പണം പിന്നെ ഉൽപ്പന്നം വിൽക്കാനുള്ള വിപണി ഇതിനെ നമ്മള് ഷോട്ടായിട്ട് ഫൈവ് എന്നാണ് പറയുക ചുരുക്കിയിട്ട് നമ്മള് ഫൈവ് എം എസ് ന്ന് പറയും. ഫൈവ് എം എസ് ഇണ്ടെങ്കിൽ നമുക്കൊരു വ്യവസായ സംരംഭത്തിന് ആ അതാണ് വ്യവസായ സംരംഭത്തിന്റെ ഘടകങ്ങൾ എന്നു പറയും. അതായത് ഏ മാൻ, അതായത് മനുഷ്യശക്തി രണ്ടാമത്തേത് മെറ്റീരിയൽ പദാർത്ഥം മൂന്നാമത്തേത് മിഷനറി ആൻഡ് എക്യുപ്മെന്റ് യന്ത്രങ്ങളും ഉപകരണങ്ങളും നാലാമത്തത് മണി അതായത് ധനം അഞ്ചാമത്തെത് മാർക്കറ്റ് അതായത് വിപണി. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങള് ആണ് പ്രധാനായിട്ടും ഒരു വ്യവസായ സംരംഭകത്തിന് വേണ്ട ഘടകങ്ങള്. അതുപോലെ ഒരു വ്യവസായ സംരംഭകന് ഉണ്ടാക്കേണ്ട കഴിവുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാൻ പറ്റോ അതായത് ഒരു സംരംഭകനിണ്ടായിരിക്കേണ്ട കഴിവുകളും ഗുണങ്ങളൊക്കെ നമ്മള് വിശകലനം ചെയ്തു നോക്കുവാണെങ്കില് അതൊക്കെ നമ്മളിലും ഏ ഏ എല്ലാ മനുഷ്യരിലും ഉണ്ടെന്നു നമുക്ക് ബോധ്യപ്പെടും അതായത് കൂടെ നമ്മളിലൊക്കെ ഉണ്ടെന്നത് നമുക്ക് ബോധ്യപ്പെടും. ആ അതായത് ലക്ഷ്യബോധം, ആ സാങ്കല്പിക ബോധം, നിശ്ചയദാർഢ്യം, കഠിനാധ്വാനം, സാഹസികത, ദീർഘവീക്ഷണം, സ്വാധീനം, പിന്നെന്താ ഊർജ്ജസ്വലത, പിന്നെ കൃത്യനിഷ്ഠത, നല്ല പെരുമാറ്റം, സത്യസന്ധത, ഈ ആ തുടങ്ങിയവയൊക്കെത്തന്നെയാണ് ഒരു സംരംഭകന് ഉണ്ടാകേണ്ട കഴിവുകൾ. ഇത് നമ്മളിപ്പം പരിശീ വിശകലനം ചെയ്തു നോക്കുകയാണെങ്കിൽ നമ്മടെ ഉള്ളിലും നമ്മടെ ഉള്ളിലും ഇത്തരത്തിലുള്ള കഴിവുകളും ഗുണങ്ങളുമൊക്കെ ഉണ്ടായിട്ട് നമുക്ക് മനസ്സിലാകും അപ്പോ ആർക്കും തന്നെ ഈയൊരു എന്താ വ്യവസായം അല്ലെങ്കിൽ സംരംഭം തൊടങ്ങാൻ പറ്റുമെന്നാണ് എന്റൊരു ആ അഭിപ്രായം. ഈ അസംസ്കൃത വസ്തുക്കൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക അസംസ്കൃത സാധനങ്ങളെന്നു പറഞ്ഞാല് നമ്മളിപ്പം ആ ഇപ്പം മനുഷ്യന് ഉപയോഗപ്രദമായ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ പദാർത്ഥം അതായത് അത് കൃത്യമായി നമുക്ക് വിലയിരുത്താൻ കഴിയണം. ഇപ്പ തദ്ദേശീയമായി ലഭിക്കുന്നവ ഉണ്ട് അല്ലെങ്കിൽ ദൂരത്തുനിന്ന് കൊണ്ടുവരേണ്ടവ ഉണ്ടാകും ഇപ്പ തദ്ദേശീയമായി ലഭ്യമായത് വിലകൊടുത്തും വില കൊടുക്കാതെയുമൊക്കെ നമുക്ക് ലഭ്യമാകും. ഇപ്പൊ അസംസ്കൃതമായ പദാർത്ഥം പോലെ തന്നെ ചില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ചില ഉൽപ്പന്നങ്ങൾ തന്നെയും ഉപയോഗിക്കുന്നു അതായത് ചിലത് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾതന്നെ മറ്റു പുതിയ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തില്

കയറിനെ കയറ്റുപായ ചവിട്ടി തുടങ്ങിയവയാക്കി മാറ്റുന്നതൊക്കെ ഒരേ വ്യവസായമാണ് എന്നാണ് ഓരോ വ്യവസായങ്ങളാണ് ഓരോ വ്യവസായങ്ങളാണ് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. എത്ര തരം വ്യവസായങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഷഹനാ ആ എത്രതരം വ്യവസായങ്ങളാണ് പ്രധാനമായിട്ടും മൂന്നുതരം വ്യവസായങ്ങളാണിള്ളത് അതായത് ഒന്ന് മൈക്രോ സംരംഭങ്ങൾ അതായത് ഒരു രൂപ മുതൽ ഇരുപത്തഞ്ച് ലക്ഷം വരെയുള്ള യന്ത്രോപകരണങ്ങൾളക്കെ വെച്ച് നടത്തുന്ന വ്യവസായമാണ് മൈക്രോ സംരംഭങ്ങൾ എന്നു പറയുന്നത്. രണ്ടാമത്തത് ചെറുകിട വ്യവസായങ്ങൾ അതായത് ഇരുപത്തഞ്ച് ലക്ഷം മുതൽ അഞ്ചുകോടി രൂപ വരെയുള്ള വില വിലയുള്ള യന്ത്രോപകരണങ്ങളും പ്ലാന്റുകളുംമൊക്കെ വച്ച് നടത്തുന്നതാണ് ചെറുകിട വ്യവസായങ്ങളെന്ന് പറയുന്നത്.ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞാല് ഇടത്തരം വ്യവസായങ്ങള് അതായത് അഞ്ചു കോടി രൂപയ്ക്ക് മുകളിൽ പത്തു കോടി വരെ വിലയുള്ള യന്ത്രോപകരണങ്ങളോ പ്ലാന്റുകളോ ഒക്കെ വെച്ച് നടത്തുന്നതാണ് ആ ഇടത്തരം വ്യവസായങ്ങള്. അ പ്രധാനമായിട്ട് ഇത്തരത്തില് മൂന്നു വ്യവസായങ്ങളാണുള്ളത്. അതുപോലെ വ്യവസായത്തിന് ആവിശ്യട്ട് ആവിശ്യമുള്ള ഒരു സാധനമാണ് പണം എന്ന് പറയുന്നത് അത് സ്വരൂപിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും വ്യത്യസ്ത തരം മാർഗങ്ങൾ ഉണ്ടോ ഓരോ സംരംഭം ആരംഭിക്കാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകാണ് ധനമെന്നു പറയുന്നത്.ഇപ്പൊ ധനം ഏതു വിധമൊക്കെ സമാഹരിക്കൂന്ന് പറയേണ്ടതിന്‍റെ ആവശ്യമുണ്ടോയെന്നറിയില്ല ഇപ്പോ സ്വന്തമായി കൈയിൽ പണമുണ്ടെങ്കിലും സംരംഭത്തിന് വേണ്ടിട്ടത് നമുക്കത് മുടക്കാം അല്ലെങ്കില് മറ്റേതെങ്കിലും ധന മാർഗ്ഗങ്ങൾളൊക്കെ മാർഗ്ഗങ്ങളെക്കുറിച്ചുമാലോചിക്കാം ഇപ്പൊ മറ്റുമാർഗ്ഗങ്ങളിൽ നിന്ന് സ്വരൂപിക്കുന്ന ധനം കഴിഞ്ഞു ബാക്കിയുള്ളത് സ്വന്തമായി മുടക്കാവുന്നതാണ്. ഇപ്പൊ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് പണം മുടക്കേണ്ടത് എന്നാണ് ഒരു സംരംഭകൻ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ഒരു സംരംഭം ആരംഭിപ്പിക്കാനാവശ്യമായിട്ടിപ്പോ ഭൂമി, കെട്ടിടം, യന്ത്രോപകരണങ്ങള്, അസംസ്‌കൃത പദാർത്ഥങ്ങള് ആ പിന്നേ നമ്മള് കൂലികൊടുക്കാനുള്ള ആവശ്യമായിട്ടുള്ള ധനം, പിന്നെ സ്ഥിരമായി നിയമിക്കപ്പെടുന്നുള്ള മാസശമ്പളക്കാർക്ക് നൽകേണ്ട പണം തുടർന്നുള്ള ചെലവുകള് അപ്പ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് പണം ആവശ്യമാണ് ഇതിന് മൊത്തത്തില് ഒരു സംരംഭകൻ നേരത്തെതന്നെ വിലയിരുത്തണം. ഇപ്പ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് പണം മുടക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കണം അതിനാവശ്യമായ രീതിയിൽ ഏത് മാർഗം വഴിയും നമുക്ക് പണം സ്വരൂപിക്കാം. ഈ മൂലധനം എന്ന് പറയുന്നത് എന്താണ് അത് എത്ര വിധത്തിലുണ്ട് മൂലധനംന്ന്റ പറഞ്ഞാല് നമ്മൊളൊരു സംരംഭം ആവശ്യ ആവ് ന തുടങ്ങുമ്പോ അതിനാവശ്യമായിട്ടിള്ള ധനത്തെയാണ് നമ്മള് മൂലധനംന്ന് പറയുന്നത് അതായത് അതിനാവശ്യമായിട്ടിള്ള സംഭവം അതാ ഒരു സാധനം അതായതിപ്പം ഒരു സംരംഭം തൊടങ്ങാന് നമ്മള് മൂലധനം അത്യാവശ്യായിട്ട് അത്യാവശ്യാണെന്ന് പറയും അതായത് രണ്ടു തരത്തിലുള്ള മൂലധനം ഇണ്ട്. ഒന്ന് സ്ഥിര മൂലധനവും പിന്നൊന്ന് പ്രവർത്തന മൂലധനവും സ്ഥിരം മൂലധനംന്ന് പറഞ്ഞാലിപ്പോ നമ്മടെ ഭൂമി, കെട്ടിടം, യന്ത്ര സാമഗ്രികളുപകരണങ്ങളും പിന്നെ വൈദ്യുതീകരണ ചെലവുകള്, കടത്തുകൂലി തുടങ്ങിയവയ്ക്കാണ് സ്ഥിരം മൂലധനംന്ന് പറയുന്നത്.

അതായതിപ്പം അസംസ്‌കൃത പദാർത്ഥങ്ങള്, കൂലി, ഉൽപ്പന്നങ്ങളുടെ വിറ്റഴിക്കല് കാലയളവ് വരെയുള്ള സ്റ്റോക്ക് തുടങ്ങിയവയ്‌ക്കാണ് പ്രവർത്തന മൂലധനംന്ന് പറയുന്നത് ഇപ്പം പ്രധാനായിട്ടും രണ്ട് തരത്തിലുള്ള മൂലധനമാണുള്ളത്. അതുപ്പോലെ വായ്പ്പ എടുക്കാൻ പറ്റുന്ന ധനകാര്യ സ്ഥാപനങ്ങള് നമുക്ക് കൊറേ ഉണ്ടാവില്ലേ അത് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമൊ അതെ ഇപ്പൊ ധാരാളം സ്ഥാപന ധനകാര്യ സ്ഥാപനങ്ങളിണ്ട് നമുക്ക് വായ്‌പയെടുക്കാനായിട്ട് അതായതിപ്പോ കേരളാ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ദേശസാത്‌കൃത ബാങ്കുകള്, വാണിജ്യ ഷെഡ്യൂൾഡ് ബാങ്കുകള്, സഹകരണ ബാങ്കുകള്, പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ പിന്നെ വനിതാ വികസന കോർപ്പറേഷൻ അങ്ങനെ ധാരാളം സ്ഥാപനങ്ങള് ഇന്ന് കേ വായ്‌പയെടുക്കാനുള്ള സൗകര്യങ്ങള് ഇണ്ട്.അപ്പൊ ഈ സ്ഥാപനങ്ങൾക്ക് പുറമെ നിരവധി സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളും പിന്നെ സഹകരണ സ്ഥാപനങ്ങളൊക്കെ ഇപ്പൊ വായ്‌പ നൽകി വരുന്നുണ്ട്. അതുപോലെ ഈ വ്യവസായം അഹ്മ് റെജിസ്ട്രേഷൻ നമ്മൾ എങ്ങിനെയാണ് ചെയ്യുക വ്യവസായ രജിസ്ട്രേഷൻ ലഭിക്കാനിപ്പം നമുക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ധാരാളം ഉദ്യോഗസ്ഥന്മാരുടെ സേവനങ്ങള് ലഭ്യമാണ്.ഇപ്പം വ്യവസായ വക വികസന ഓഫീസറ്, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസറ്, താലൂക്ക് വ്യവസായ ഓഫീസറ്,

ഇപ്പം രണ്ടായിരത്തി ആറിലെ മൈക്രോ സ്‌മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആക്ട് പ്രകാരം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്ന് ഐ എം ഫയൽ ചെയ്യാവുന്നതാണ്.അപ്പൊ ഇതിന് നമ്മള് ഐ എം പാർട്ട് വണ്ണ്, പാർട്ട് റ്റു എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്.അപ്പൊ രണ്ടായിരത്തി ആറിലെ ആക്ട് അനുസരിച്ച് സംരംഭങ്ങളെ തൈ ഏ യന്ത്രോപകരണങ്ങളുടെ മൂലധനമുടക്കിൻ്റെ അടിസ്ഥാനത്തില്

അതുപോലെ കേരളത്തില് കര കൗശല വ്യവസായം നിലനിൽകുന്നില്ലേ അപ്പൊ കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഒന്നാണ് ഈ കരകൗശല വ്യവസായം അഹ് ഇപ്പൊ ആനക്കൊമ്പ് മുള പനയോല കക്കുകൾ തടി ചിരട്ട കളിമണ്ണ് തുണി കയറ് ലോഹങ്ങള് കല്ലുകള് അതുപോലെയുവുള്ളവ ഉപയോഗിച്ചിട്ടും അതി മോനോഹരങ്ങളായിട്ടുള്ള ഉല്പന്നങ്ങള് നിർമിക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ കേരളത്തിനുണ്ട് അപ്പൊ സംസ്ഥാനത്ത് കൊട്ടാരങ്ങളിലും അതുപോലെ പുരാതന ഗുഹകളിലും മ്യുസിയങ്ങളിലും പിന്നെ പ്രജീന കരകൗശല വിസ്മയങ്ങള് നമ്മുക്ക് കാണാൻ പറ്റും ഇതില് പണിയെടുക്കുന്ന ഭൂരിഭാ ഭൂരിപക്ഷം കരകൗശല തൊഴിലാളികളും സാമൂഹികവും സാമ്പത്തികവും ആയിട്ടും തീരെ പിന്നോക്ക അവസ്ഥകളിൽ നില്കുന്നതുമാണ് അപ്പൊ ഈ ഏകജാലക സംവിധാനം ഇതിനെ സഹായിക്കുന്നുണ്ടോ അതിനെകുറിച്ചിട്ട് ഒന്ന് പറയാൻ പറ്റോ എന്താണ് ഏകജാലക സംവിധാനം ആ ഏകജാലക സംവിധാനംന്ന് പറഞ്ഞാല് ഇപ്പൊ വ്യവസായ സംരംഭകർക്ക് ആശ്വാസമായിട്ടാണ് ഏകജാലക സംവിധാനം ഏർപ്പെടുത്തിയിട്ടിള്ളത്.പക്ഷെ ആ ഒരു കാര്യം പല വ്യവസായ സംരംഭകർക്കും അറിയില്ല എന്നതാണ്

അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ നടന്ന് സമയവും പണവും നഷ്ടപ്പെടുംന്ന് അതിന് പ്രയാസമനുഭവിക്കേണ്ടിവരുമെന്ന് ചിന്തിച്ചിട്ട് ഇപ്പൊ പണമുള്ളവര് തന്നെ സംരംഭം തുടങ്ങാതെ മടിച്ചുനിൽക്കുന്നൊരവസ്ഥ കേരളത്തിലിണ്ടായിട്ടിണ്ട്. അപ്പോളിപ്പോ ലോണെടുത്ത് വ്യവസായം ആരംഭിക്കുന്നവര്തന്നെ യഥാർത്ഥത്തില് പ്രയാസപ്പെട്ട് അത് പാതിവഴിയില് എന്നാ ഇതിൻ്റെ ശ്രമവൊക്കെ ഉപേക്ഷിച്ചുപോയ ചരിത്രവും നിരവധിയാണ്. അപ്പൊ ഈ പറഞ്ഞ രീതിയില് എന്നോസികളും, ലൈസൻസുകളും, പെർമിറ്റുകളൊക്കെ ലഭ്യമാക്കിയിട്ട് വ്യവസായമാരംഭിക്കുവാൻ ചിലപ്പോ മാസങ്ങളോ വർഷങ്ങളോവൊക്കെ എടുക്കുമ്പോ ഈ പ്രൊജക്റ്റ് എസ്റ്റിമേറ്റും ചെലവുകളും വർദ്ധിച്ചിട്ട് വ്യവസായം ചെലപ്പോ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരാവസ്ഥയുണ്ടാകും.അപ്പൊ അതായതിപ്പോ ഉദാഹരണത്തിനിപ്പോ വ്യവസായം ഓ ഉൽപ്പാദനം തുടങ്ങുന്നതിനുമുൻപുതന്നെ പലി നമ്മളിപ്പോ ലോണെടുത്തതാണെങ്കിൽ പലിശയൊക്കെ വർദ്ധിച്ച് മൂന്നിരട്ടിയാകുമ്പോ ലാഭത്തിന് പകരം നമ്മള് നഷ്ട്ടത്തില് കലാശിക്കുന്ന ധാരാളം അനുഭവങ്ങള് നമ്മള് കേട്ടിട്ടിണ്ട് അപ്പൊ ഇതിനൊരു പരിഹാരായിട്ടാണ് ഏകജാലക സംവിധാനം വന്നത്.

അപ്പൊ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ളൊരാശയം മാത്രം മതി ഈയൊരു രജിസ്‌ട്രേഷൻ നമുക്ക് അപേക്ഷി അപേക്ഷിക്കുവാൻ വേണ്ടിട്ട്.പിന്നെ അതിനുശേഷം ആ ആവശ്യമായ കെട്ടിടനിർമ്മാണത്തിനും പേ കെട്ടിടനിർമ്മാണത്തിന് പെർമിറ്റ് വേണം അതാ അത് അതാത് തദ്ദേശസ്വയംഭരണസ്ഥാപനത്തിൽ നിന്ന് നമ്മള് വാങ്ങണം. ഇപ്പൊ വൈദ്യുതി കണക്ഷന് മുൻപേ തന്നെ നമ്മള് തദ്ദേശസ്വയംഭരണ സ്ഥാപനത്തിലെ ലൈസൻസ് നേടണം. അപ്പൊ അത്ആരോഗ്യവകുപ്പ്, ഫയർ ഫോഴ്‌സ്, മലിനീകരണനിയന്ത്രണ ബോർഡ് പിന്നെ തൊഴിൽ വകുപ്പ്, വനം വകുപ്പ് തുടങ്ങി ചില വകുപ്പുകളിൽനിന്ന് നമുക്ക് എന്നോസികളും ആ അനുവാദങ്ങളും പെർമിറ്റുകളൊക്കെ വേണ്ടിവര വേണ്ടിവരും. അപ്പൊ ഇതിനായിട്ട് നമ്മള് വ്യവസായ സംരംഭകൻ വിവിധ ഓഫീസുകളില് കയറിയിറങ്ങുന്നതിനു പകരം ആവശ്യമായിട്ടുള്ള ഈ മുഴുവൻ ലൈസൻസുകളും, രജിസ്ട്രേഷനുകളും, എന്നോസികളും ഒക്കെ ഒറ്റക്കുടക്കീഴിലനുവദിക്കുന്നതിന് ഒരപേക്ഷ മാത്രം നൽകി ലഭ്യമാക്കുന്നതിന് സർക്കാര് നമ്മടെ സംസ്ഥാനതലത്തിലും ജില്ലാ തലത്തിലും പ്രത്യേക വ്യവസായ ബോർഡുകൾ രൂപീകരിച്ചിട്ട് വരുന്ന രൂപീകരിച്ചിട്ടിണ്ട് അവടെ പ്രവർത്തിച്ചുവരുന്ന ഒരു സംവിധാനമാണ് ഈ വ്യവസായ ഏകജാലക സംവിധാനം. ഈയൊരു സംവിധാനം രണ്ടായിരം ജൂൺ ഒന്നാം തിയതി മുതൽ തന്നെ കേരളത്തില് പ്രവർത്തിച്ചുവരുന്നിണ്ട്. നമ്മുടെ ഇന്ത്യയുടെ മൊത്തത്തിൽ ഉള്ള വികസനത്തിനും അതുപോലെ വ്യവസായ വൽകരണത്തിനും കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള പൊതുമേഖല സ്ഥാപനങ്ങള് വഹിച്ച പങ്ക് വളരേ നിർണായകമാണ്

ഒരു വ്യവസായ എക്സ്റ്റേഷനോഫീസറെ അല്ലെങ്കിൽ താലൂക്ക് വ്യവസായ ഓഫീസർമാരെ അവര്ടെ ന നമക്ക് വ്യവസായ സംരംഭകൻ്റെ ഒരു വഴികാട്ടി മാത്രല്ല നമ്മൾടെ ഒരു ബന്ധുവും സുഹൃത്തും പിന്നെ നേതാവൊക്കെയായിട്ടാണ് അവര് പ്രവർത്തിക്കുന്നത്. അതായത് അത്രയേറെ പ്രവർത്തിക്കാനും പെരുമാറാനുമുള്ളയൊരു പരിശീലനാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ അപ്രാപ്യമായ ആ അധികാരികളെ ബന്ധപ്പെടാനും എ എന്താ മാർഗ്ഗതടസ്സങ്ങളൊക്കെ പരിഹരിക്കാനും അവര് നമുക്ക് അവര്ടെ സഹായം തേടാം അവരെപ്പഴും നമ്മളൊ നമ്മളോടൊപ്പണ്ടാകും. അതായത് അവരോടിടപെടുന്നതിന് നമുക്ക് യാതൊരു എ എന്താ സങ്കോചവോ മടിയോ ഒന്നും വേണ്ട. ഇപ്പ നമ്മളെ സഹായിക്കാൻ സര്ക്കാര് ചുമതലപ്പെടുത്തിയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന ബോധത്തോടെ നമുക്ക് ഇടപെടാ അവരുവായിട്ട് ഇടപെടാനും നമുക്ക് വിജയത്തിലേക്കെത്താനും പറ്റും. ഇപ്പൊ അതായത് നമുക്കിപ്പോ സംരംഭം തെരഞ്ഞെടുക്കുന്നതിന് ഈ ഓഫീസർമാരെ സമീപിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം അപ്പ നമുക്കിണ്ടാകുന്ന സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാം.ഇപ്പ നിരവധി സംരംഭങ്ങളെക്കുറിച്ചുള്ള നമ്മടെ ധാരണ ഒരു സംരംഭത്തിലെത്തി നിശ്ചയിക്കപ്പെടണം. ആ അല്ലെങ്കിലെന്താ പറയാ അല്ലെങ്കിലെന്താ പറ്റാ നമ്മള് ചിന്തിച്ച് ചിന്തിച്ച് നമ്മള് കുഴങ്ങി മറിഞ്ഞു അതായത് ഒന്നും നടക്കില്ല അപ്പൊ ഇത് വ്യവസായസംരംഭം ആരംഭിക്കുന്നതിന് ഏ താമസം നേരിടുന്നൊരുകാര്യമാണ് അപ്പൊ എത്ര പെട്ടെന്ന് തീരുമാനം എടുക്കുവ അത്രയും നേരത്തെ നമുക്ക് ആദായമുണ്ടാക്കാവുന്ന ഒരു തോന്നല് നമ്മടെ ഉള്ളില് വേണം. ഇപ്പ സംരംഭം ധൈര്യസമേതം ആമാരംഭിക്കണംന്നത് ഏ ശരിയാണെങ്കിലും എന്താ അതിനൊരു മാർഗ്ഗനിർദ്ദേശമാവശ്യമാണ്.അപ്പ അത്തരത്തിലിള്ള കാര്യങ്ങൾക്കൊക്കെവേണ്ടിട്ട് വ്യവസായവകുപ്പിലെ ഓഫീസർമാരുടെ ഉപദേശങ്ങള് ലഭിക്കും അതൊക്കെ നമുക്ക് ഉപയോഗപ്ര ഉപയോഗപ്പെടുത്താം. ഷഹനാ നന്ദി ഷഹനാ ഒത്തിരി അറിവുകൾ പറഞ്ഞതിന്ന് നന്ദി